ആഹ് ആഹ് സുഖം തന്നെ. എന്തെല്ലായിന് വിശേഷം?

ഞാന് ഇങ്ങനെ ക്യാമ്പസില്ണ്ട്. അ ആഹ്. എന്താ പരിപാടി, ക്യാമ്പസ്സിൽ നിക്കലാ? ലീവായിട്ടെവടേം പോക്ന്നില്ലേ?

ഒന്നൂല്ല ഞാനിങ്ങനാ വെറുതെ ഇരിക്കുന്ന സമയത്ത് യാത്രകളെക്കുറിച്ചിട്ടിങ്ങനെ ഓർത്ത് പോകാണ്. പഴയ എഹ് ഒരുപാട് മന് മനുഷ്യന്മാരെ മാറ്റണെങ്കി യാത്രകളുടെ സ്വാധീനം ഭയങ്കരല്ലേ? ആഹ്. ആഹ് അതെ അതെ. നമ്മള് മുമ്പ് പോയിട്ടുണ്ടല്ലോടാ. ഇൻക്ക് ഓർമ്മയില്ലേ? ആഹ്. പിന്നേ എന്ത് എവടെയാണ് നീയിപ്പ എങ്ങോട്ടേക്കാ പോകാൻ ഉദ്ദേശിക്കുന്നെ?

എവടേക്ക്ച്ചാ മനസ്സിനൊര് ശാന്തതയാണല്ലാ യാത്രേന്റെ മെയിനുദ്ദേശം. അപ്പങ്ങനൊരു ശാന്തത കിട്ടുന്നൊരു സ്ഥലത്തേക്കാണ് എന്റെ ആഗ്രഹം. ആഹ് ഇമ്മടെ യാത്രാന്റെ ഒര് ഗ്രൂപ്പെന്നെയുണ്ടല്ലോടാ? അവരെ കൂടെയൊക്കെ പോയാ നല്ല ആരെങ്കിലും പൂവല്ലോ? ഏത് യാത്ര അവര് എടയ്ക്ക് പോണ്ണ്ട്. അവര് ഉ സകല സ്ഥലത്തും പോക്ന്ന്ണ്ട്. അവര് പൂവാത്ത സ്ഥലങ്ങളൊന്നും ഇല്യാന്നാ പറയുന്ന കേട്ടെ. ഏഹ്. ഏതാണ്‌ മെയിനായിട്ടുള്ള സ്ഥലങ്ങള്? അതായത് നമ്മക്കൊര് സ നമുക്കൊര് സംതൃപ്തി കിട്ടുന്ന സ്ഥലം?

ആഹ് നീ നിനക്കിപ്പ ഏത് എങ്ങനെയ്ള്ള സ്ഥലങ്ങളാണ് സംതൃപ്തി കിട്ടല്? അവര് ഭൂട്ടാന്, ചൈന മറ്റേ ഹിമാചൽ പ്രദേശ് അങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും ഇങ്ങനെ പോയിക്കൊണ്ടിക്ക്ന്നതായിട്ട് പറയുന്ന കേട്ട്ട്ട്ണ്ട്.

ഞാനവരെ കൂടെ പോയിട്ട്ണ്ടായിരുന്നു. മറ്റേ ചെറിയ ചെറിയ സ്ഥലങ്ങളില് നമ്മളെ ആലപ്പുഴയെല്ലാം പോലത്തെ കൊറച്ച് അഹ് മറ്റേ അതുപോലെ മൂന്നാറ് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയ്ണ്ട് അനുഭവം നിന്റെ ആ മൂന്നാറ് പോലെയുള്ള സ്ഥലങ്ങളില്? ഒര് രക്ഷയും ഇല്ല മോനെ. നിനക്കറിയാല്ലാ അവരൊപ്പനെ പോയാൽ എങ്ങനെയാ ഇണ്ടാകാന്ന്.

ആഹ് ആടത്തെ മലനിരകളെല്ലാം കാണണ്ട മോനെ കാഴ്ച്ചെന്നെയാണ് എല്ലാം. തണുപ്പെല്ലാം അല്ലേ വേണ്ടത്? അല്ലേ?

എന്റെ അഭിപ്രായത്തില് വല്യ സ്ഥലങ്ങള് പോകുന്നേലല്ല. ചെറിയ ചെറിയ സ്ഥലങ്ങള് പോകുന്നേലാണ് രസം. ഏഹ് അങ്ങനെയാന്നെങ്കില് നീ ഉം കണ്ണൂരെന്നെ ഒരുപാട് സ്ഥലങ്ങളിണ്ടല്ലോ പാലക്കയംതട്ടയെല്ലാം പോലുള്ള സ്ഥലങ്ങളില് കേറിപ്പൊയ്ക്കോ ചെറിയ സ്ഥലത്താ ആഗ്രഹെങ്കില്. പ്രകൃതിയെല്ലാം പച്ചക്കളറെന്നെ. നല്ല ഉഷാറായിട്ടുണ്ട് അവിടത്തെ പ്രകൃതിയെല്ലാം. അവടെല്ലാം എങ്ങനുണ്ട് അവടത്തെ പ്രകൃതിയും കാര്യങ്ങളൊക്കെങ്ങനെ? പിന്നേ ഏഹ് ആടത്തെ അവസ്ഥാന്ന് വെച്ചാല് തണുപ്പൊണ്ട് രാവിലെ നല്ല തണുപ്പൊണ്ട്, അതുപോലെ വൈകുന്നേരോം നല്ല തണുപ്പൊണ്ട്. നല്ല കാറ്റെല്ലോണ്ട്, രസാണ്. ഒരുപാടാൾക്കാര് സഞ്ചാരികൾ

അതെയാ. കാഴ്ചകള് കാഴ്ചകള് കൊറേയൊണ്ടോ? ഓ കാണാനും മാത്രം അത്യാവശ്യോള്ള ഏഹ് കാഴ്ച്ചകളെല്ലാം അവടെയിണ്ട്. ആഹ്. പിന്നെ വ് ആഹ്. പിന്നെ വേറെ ഏതാ അവടെ കാര്യായിട്ട് കണ്ണൂര് ഭാഗത്തുള്ള സ്ഥലം? ഓ ആടാ കണ്ണൂര് ഭാഗത്തൊരുപാട് സ്ഥലങ്ങളില്ലേ പൈതൽ മല, മ പാലക്കയം തട്ട്. അതുപോലെ ഇമ്മടെ കുറെ ഉള്ളേരിയകള് ഉരുളിക്കുണ്ഡലം പോലുള്ള സ്ഥലങ്ങള്.

ആഹ് എങ്ങന്ണ്ട് നിന്റെ അനുഭവങ്ങള്? പോയ അനുഭവം വെച്ചിട്ട് അടിപൊളിയാ, പോയാ അടിപൊളിയാ സൂപ്പറാ. ഏഹ് പാലക്കയം തട്ടില് ഞാൻ പോയിരുന്നു. ഭയങ്കര മനോഹരമായ കാഴ്ച്ചകളും എഹ് പ്രകൃതിയും എന്താ പറയേണ്ടേ കാറ്റും ഉം ആഹ് ഉം ഉം അതെല്ലോം അതെ വളരെ നല്ലൊരു മലനിരതന്നെയല്ലേ കാണാനും മാത്രം നല്ല വിശാലമായൊര് സ്ഥലം.

ഉം പിന്നേ അഹ് വേറെവടെയാ പോവാന് ഇപ്പ പോവാനുദ്ദേശിച്ചിട്ടുള്ള സ്ഥലം പിന്നെ വേറെ എവടെയാ മൂന്നാറല്ലെങ്കില് പിന്നെ? മൂന്നാറല്ലെങ്കി മൂന്നാറ് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ സ്ഥലങ്ങള് ന്നാ ഞാനൊര് നല്ലൊര് സ്ഥലം പറയാം. നല്ല ഉള്ള സ്ഥലാ, ആലപ്പുഴ പോയിക്കോ. ആല കുട്ടനാട് ആഹ് അതന്നെ. ഇതെല്ലാം അറിയാല്ലേ പിന്നെന്താ ചോയിക്കാൻ നിക്കുന്നെ? ആലപ്പുഴ തെക്കിന്റെ വെനീസെന്നറിയപ്പെടുന്ന ആലപ്പുഴാല്ലേ?

ആഹ് അതില് ആലപ്പുഴയിലൂടെ പോയാത്തന്നെ നമ്മടെ മനസ്സിങ്ങനെ ഒരു കുളിരാ. ആ കുട്ടനാടൻ കായലിലൂടെയൊക്കെ കൊച്ച് വെള്ളം തൊഴഞ്ഞിട്ടൊര് പോക്ക് പോയാലെന്റെ പൊന്ന് മോനെ ഒരു രക്ഷയും ഇല്ല ഔ.

ഓ ആലപ്പുഴയെല്ലാം പോയതല്ലേ? ഇനിയിപ്പ അടുത്ത സ്ഥലങ്ങള് നോക്കുന്ന തെരക്കിലാ. എനിക്ക് തോന്നുന്നു നിന്റെ യാത്രാ കൗതുകം കണ്ടിട്ട് നീ കേരളം മൊത്തം കണ്ട് തീർത്തപോലെയൊണ്ടല്ലോ?

ഉം. അതെ അതെ, എനിക്കിപ്പോ ഓ യാത്രേന്റൊരു കൂട്ടത്തിന്റെയൊരിത് ഏഹ് സംഭാഷണത്തിൻ്റൊരു സമയാ ഇപ്പൊ. വേറെന്തെങ്കിലും ചോയിക്കാൻ പെട്ടെന്ന് പറയാ. അഹ് അഹ്. ആഹ് വേറൊന്നും ഇല്ല. യാത്രയാണല്ലോ മെയിന്. യാത്രകളിലൂടെ നമുക്ക് വീണ്ടും ഒരു ദിവസം കണ്ട് മുട്ടാംന്ന് പ്രതീക്ഷിക്കുന്നു.